ഹലോ

ആ എന്താ സുഹൈലേ വർത്താനൊക്കെ?

നാട്ടില് പ്രത്യേകിച്ച് പ്രശ്നങ്ങമൊന്നുമില്ലങ്ങനെ സുഖായിട്ട് പോകുന്നു.എന്തായിപ്പോ ഈന ഈന ഈ നേരത്തൊക്കെ വിളിക്കണേ? ആ ഒന്നൂല്യാ ഒരു ഏഹ് എൻ്റെ ഏടത്തിൻ്റെ ഏട്ടൻ്റെ ഒരു കല്യാണ്ണ്ട് പ്പോ അയിനെക്കുറിച്ചൊന്നു പറയാൻ വേണ്ടി വിളിച്ചതാണ്.

ആ ഓക്കേ ഓക്കേ എന്നാ കല്യാണം? കല്യാണംപ്പോ തീരുമാനിച്ചിട്ടിള്ളത് ഡിസംബറ് ഒരു പതിനെട്ടിനൊക്കെയായിട്ടാണ്. നമ്മളെ പ്പോ ഏഹ് വേൾഡ് കപ്പൊക്കെ അ അയിന്റൊക്കെ ഒരു ഏഹ് ഫൈനലിൻ്റെ അ അന്നാണ് നമ്മള് വെച്ച് കരുതീട്ടുള്ളത് ആ ഓക്കേ ഓക്കേ. അപ്പൊ എവിടുന്നാണ് കല്യാണോക്കെ എവിടെ വെച്ചിട്ടാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ? ആ അത്ന്നാണിപ്പോ പറഞ്ഞീതിപ്പോ ഏഹ് നമ്മളെ വളാഞ്ചേരി ഭാഗത്തിള്ളേ ഒര് കരിങ്ങില്ലത്താരെന്നൊള്ളോരു സ് ഏഹ് സ്ഥലേണ്ട് ആസിഫിന്‌ ഏയ് സുഹൈലിന് അ അറിയോന്നറിയില്ല ഏ കരിങ്ങില്ലത്താണിന്ന് പറയും.

അപ്പോ അങ്ങനൊക്കെയാണ്. ഏതാലും ആസിഫ് ഏയ് ജോ സുഹൈലും സുഹൈലിൻ്റെ ഫാമിലിയൊക്കെ ഏഹ് എന്ന കുടുംബക്കാരൊക്കെല്ലാരും വെരണം ഓക്കേ? ആ ഓക്കേക്കേ കല്യാണത്തിന് ഞങ്ങളെത്തും

ആ ണ് ഞാനീ ഇമ്മാനോടു നി ഇപ്പാനോടും വേറെ വിളി ഓ എഹ് വിളി വിളി പിന്നെ വിളിക്കണ്ടി വരില്ലാല്ലേ? ഏയ് വേണ്ട വേണ്ട എന്ന നാനി പറഞ്ഞോട്ടെ ഞങ്ങള് കുടുംബസമേതംതന്നെ അങ്ങോട്ടെത്തണ്ട്.

അപ്പൊ അപ്പൊ സു എന്നാണ് സുഹൈല് എന്നാണ് ഒര് ഇത് തില് എന്തേലും നിർ നിർദ്ദേശങ്ങളെന്തെലുണ്ടോ കല്ല്യാണായിട്ട്?

പിന്നേ എഹ് പ്രത്യേകിച്ചൊന്നുല്ല നിങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടിട്ടിണ്ടാവല്ലോ? അപ്പൊ ഞാന് പ്രത്യേകം പറഞ്ഞു തരണ്ടാന്നാ ഞാൻ മനസ്സിലാക്കണത് ച്ചെന്നാലും എന്തായിച്ചാല്

ഉം ഉം അതേയതേയതേ ആ സഹോദരന്മാർടെ ആ ഏഹ് കല്യാണങ്ങളാകുമ്പോ അത് തീർത്തും അ വളരതകരെ ആവേശകരമായൊരിതായിരിക്കുംല്ലേ അതുറപ്പല്ലേ നമ്മളെ വീട്ടുകാര് ഏ ഏ സഹോദരന്മാര് എന്നല്ല വീട്ടിലേക്കൊരു ഒരു ഒരു പുതിയ ഒരാ ആ ആ രാള് വരൻ പോവുകയണല്ല അപ്പൊ അതിന്റേതായൊരു എന്താ പറയുക ആ ഞമ്മള് ഒരു കുടുബക്കാരെല്ലാരും കുടുന്നൊരു ആഘോഷമെന്നുള്ള നിലക്ക് അതെന്താണ്

ആ ഞമ്മളോരു ഒരു എന്താ അനിയത്തി അല്ലെങ്കിൽ ഏട്ടത്തിന്നൊള്ളോരു നിലക്ക് ട പുതിയ ആളുവരുമ്പോൾ അതും ഒരു എന്താണ് സന്തോഷപ്പെടുത്തുന്ന ഒരുകാര്യമാണ് ഞമ്മളെ കുടുബത്തിലേക്ക് ഒരു ഒരു ഒരു ഒരാളുകൂടി ഭാഗമാവുകയാണല്ലോ ഉം അപ്പൊ കല്യാണം ഞങ്ങള് ഡിസംബർ പതിനെട്ട് ആ ഡാ ഈ കൊഴത്തുരുന്നു കുറച്ചു പോയിട്ട് ഒരു ക്രോൺ പ്ലാസ എന്നൊരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ചിട്ടാണ് ഉദ്ദേശിക്കണത് ഓ ഹും സുഹൈലും ഉം സുഹൈലിന്റെ ഫാമിലിയൊക്കെ ഇപ്പൊ എന്തായാലും ഡിസംബർ പതിനേഴിന് തന്നെ ഇവിടെ എത്തണന്നാണ് ഞാൻ പ്രദീക്ഷിക്കുന്നതു എത്തുന്നാണ് ഞാൻ പ്രദീക്ഷിക്കണത് അതൊക്കെ പറയാനുണ്ടോ അതൊക്കെ നമ്മൾ എത്തീരിക്കും മോനെ അ ആ അതാണ് അപ്പൊ ന്തായാലും അന്ന് എന്തേ അന്ന് എന്തേലും പരിപാടി എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മാറ്റിവെക്കുക അതൊക്കെ നമ്മക്ക് പിന്നേം ചെയ്യാം കാരണം കല്യാണം ന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒറ്റ പ്രാവശ്യവേ വരുവുള്ളു അപ്പൊ സുഹൈലിന് അറിയാലോ കാര്യങ്ങളൊക്കെ എന്തായാലും നീ എത്തണം ഓക്കേ

അത് ഞാൻ എന്തായാലും എത്തി എത്തിയിരിക്കും. ആ അതിപ്പം എന്തായാലും ആ അത് തെളിയിക്കണം സുഹൈലുണ്ടെന്ന് അറിയണം കല്യാണത്തിന് ഓക്കേ അതൊക്കെ നമ്മള് എന്തായാലും തലേന്നുതന്നെ എത്തും. ഞാ ഞങ്ങള് കല്യാണത്തിന് ഏത് ഭക്ഷണം ഉണ്ടാക്കാന ഞ ഞാനിപ്പോ അതിനാ വിളിച്ചേ സുഹൈലിന്റെ അന്ന് അന്ന്

എ ഭക്ഷണങ്ങളാണ് ഞാന് എപ്പഴും അതായതു മുൻഗണന കൊടുക്കുന്നത് കാരണം ഒരു നമ്മളെ സാമ്പാറ് ചോറുപോലെയുള്ള നമ്മുടെ സംസ്കാരം ഉണ്ടല്ലോ നിലവിലുള്ള സംസ്കാരം അത് അത് നമ്മുടെ വെറും തോന്നലാണ്. പക്ഷെ അതൊക്കെ ഈ കാലത്തേ ജനങൾക്ക് ഇഷ്ടപ്പെടുമോ അത് അത് വലിയൊരു ഇതാണ്. ആ പക്ഷെ അങ്ങനെയൊരു ഭക്ഷണം ഞമ്മ ഞമ്മളെയൊരു എ എ തയ്യാറാക്കിയതിനു ശേഷം പിന്നതു ജനങ്ങൾക്കൊന്നും ഇഷ്ടല്ലാതയാല് പിന്നെ ആ ഭക്ഷണം വെറുതെയാവു. ആ അങ്ങനെ നിങ്ങക്ക് തോന്നുന്നുണ്ടങ്കിൽ അതുപിന്നെ ചെയ്യാതിരിക്കുന്നതാവും കാരണം നമ്മുടെ നാട്ടിത്തെക്കെ ഒരവസ്ഥക്ക് അനുസരിച്ചു. ഞങ്ങടെ നാട്ടിലൊന്നും അങ്ങനത്തെ പ്രേശ്നമൊന്നുമില്ല അവിടെ എങ്ങനെയാണ് അതിനനുസരിച്ചു ചെയ്യണം. ആ ആ അതെയതെ എന്തായാലും ആസിഫും ആസിഫിന്റെ കുടുംബങ്ങളൊക്കെ എല്ലാരും എന്തായാലും എന്തായാലും എത്തണം അപ്പൊ ഞാനിനി നേരിട്ട് വ വ വ വന്നു പറയണ്ടല്ലോ കാരണം എത്തിക്കണേ മസ്റ്റണെ അല്ലങ്കിൽ അടിയ ഹരം ആ ഓക്കേ ഓക്കേ ഓക്കേ ഡാ ഓക്കേ ഡാ